ഫിഫ world cup player of the year ആയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ നാല്പത് വർഷത്തിൽ manager യുണൈറ്റഡിൽ നിന്നുള്ള ആദ്യ volende ar

റൊണാൾഡോ ജോർജ് ലെഫ്റ്റിനും ടെന്നീസ് ലോബിയും മുകൾ മുകളിൽസ്ഥാനം കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ വർഷം വർഷത്തെ ബാലൻണ്ടിയർ പുരസ്കാരം കൂടി നേടിയതോടെ footb~ football ചരിത്രത്തിൽ പ്രതിന താരങ്ങളിൽ ഒരാളായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് season ൽ റൊണാൾഡോയുടെ career ലെഏറ്റവും മികച്ച season ലെ കണക്കാക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവുമായ കായിക താരങ്ങളെയൊക്കെ റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും ബോബസ് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നു athlete യും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്ത്ഒൻപത് വരെ EFCN ലോകത്തെ ഏറ്റവും പ്രശസ്തമായ athlete തെരഞ്ഞെടുക്കപ്പെട്ടു സമയം ഏറ്റവും കൂടുതൽ നൂറ് പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാല് ലോകത്തെ സ്വാധീനിച്ച ആളുകൾ അവരുടെ career ലെ ഒരു Billion Dollar സമ്പാദിച്ച ആദ്യത്തെ football കളിക്കാരനും മൂന്നാമത്തെ കായിക താരവും ആണ് റൊണാൾഡോ. ജനനവും കുടുംബവും ക്രിസ്റ്റ്യാനോറൊണാൾഡോ ജനിക്കുന്നതിനു മുമ്പേ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബം കൊടും ദാരിദ്ര്യം ആയിരുന്നു. ഇനി ഒരു മകനെ കൂടി വളർത്താൻ ഉള്ള ~ ഉള്ള ശേഷി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു, അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ്റ്റിയാനോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഗർഭവസ്ഥയിലുള്ള റൊണാൾഡോയെ ചൂടുള്ള beer കുടിച്ചാ ഇല്ലാതാക്കാൻ പലതവണ ശ്രമിച്ചു പ്രശസ്തികളെ എല്ലാം മറികടന്ന് മറികടന്ന് കുഞ്ഞുങ്ങൾ റൊണാൾഡോ റോണോ ജനിച്ചു ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഫെബ്രുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഒരു പോർച്ചുഗലിലെ മതിയറയിൽ ഉൻഞ്ചാലിയാണ് ജനിച്ചത് അച്ഛൻ ജോസ്റ്റെർസി ഡീനിയസ് അമ്മ മറിയാ റൊണാൾ ഡോളോറസ് സാൻഡോസ് അവിറോ തൻറെ പ്രിയപ്പെട്ട നടനും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റുമായ റൊണാൾഡ് റൊണാൾഡോ

ഫ്രൂഗോ എന്ന ഒരു ജേഷ്ഠനും എൽ മാൽ ലിനിയ കാഷ്ക എന്ന രണ്ടു ജേഷ്ഠത്തിമാരും ഉണ്ട ~ ഉണ്ട്. റൊണാൾഡോ വളർന്നുവന്നത് പോർച്ചുഗീസ് club ടെൻ ഫ്രീക്ക എട്ടാം വയസ്സിൽ അമജാർ team ആയ ആന്റോ റിക്നിക്ക് വേണ്ടി കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യാസിയോണൽ ചേർന്നു അവിടെ നിന്ന് cup ജയിച്ചതിനെ തുടർന്ന് sponsering ലേക്ക് മൂന്നാം പോയ റൊണാൾഡോയ്ക്ക് അവർ കരാറു കൊടുത്തു എന്നും പറയപ്പെട്ടു sponsor റൊണാൾഡോ spons സ്പോർട്ടിങ്ങിലെ മറ്റ് യുവതാരങ്ങളോടൊപ്പം sporting ന്റെ യൂത്ത് അക്കാദമിആയ ആൽക്കുംജിഞ്ചും പരിശീലനം തുടങ്ങി.

ഒരു കളിക്കാരനാണ് റൊണാൾഡോ sporting നോ സ്പോർട്ടിംഗിന് വേണ്ടിയുള്ള തൻറെ ആദ്യ കളി രണ്ടു goal കൾ നേടിയറൊണാൾഡോ പതിനഞ്ചാം വയസ്സിൽ റോസ്റ്റിൻ ഹാർട്ട് എന്ന സ്ഥിതി പിടിപ്പെട്ട റൊണാൾഡോയിന് അമ്മയുടെ അനുമതിയോടെ sporting അധികൃതർ ആശുപത്രിയിൽ ചേർത്തു അവിടെ losar ഉപയോഗിച്ച് operation ജീവിതത്തിലെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ റോണോ പരിശീലനം വീണ്ടും തുടങ്ങി റൊണാൾഡോയുടെ കഴിവ് ആദ്യത്തെ തിരിച്ചറിഞ്ഞ അന്നത്തെ ലിവർപൂൾ manage മായി ജെറാൾഡ് ഹോളിയൻ ആയിരുന്നു പക്ഷേ ലിവർപൂൾ അന്ന് റൊണാൾഡോയെ തങ്ങളുടെ team ലേക്ക് ചേർത്തില്ല റൊണാൾഡോയ്ക്ക് തീരെ ചെറുപ്പമാണ് കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടി എന്നുമായിരിക്കുന്നു അവർ കാരണം പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ കസ്റ്റാഡിയോ ജോസോ അല്ലു അഗൂതെ എന്ന ബിസ്പണിയിലെ കളിക്കാ~കളത്തിന്റെ ഉദ്ഘാടന മത്സരത്തിൽ sporting മഞ്ചെസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചപ്പോൾ റൊണാൾഡോയുടെ കഴിവ് കണ്ട manager താരങ്ങൾ തങ്ങളുടെ manager ആയ സാർ അലക്സ് പെർസൂന്റെ ശ്രദ്ധ റോണയിലേക്ക് തിരിച്ച വിട്ടു manager യുണൈറ്റഡ് രണ്ടായിരത്തി

ആദ്യത്തെ പോർച്ചുഗീസ് താരമായ റൊണാൾഡോ ചുവന്ന ചെകുത്താനായി മാറിയ ശേഷം റൊണാൾഡോ manager ഓട് jersey number ഇരുപത്തി എട്ട് ആവശ്യപ്പെട്ടു റൊണാൾഡോ sporting കളിച്ചത് ഈ നമ്പറിൽ ആയിരുന്നു.

ഉള്ള പ്രകടനം പ്രതീക്ഷിക്കും റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാഞ്ചസ്റ്ററിൽ ചേർന്നശേഷം manager എന്നോട് ചോദിച്ചു എനിക്ക് ഏത് number jersey വേണമെന്ന് ഞാൻ ഇരുപത്തി എട്ട് ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അല്ല നീ നമ്പർ ഏഴ് തന്നെ അണിയും~അണിയും ആ പ്രശസ്ത jersey എനിക്ക് കൂടുതൽ ചോധൻ പ്രചോദനം നൽകി പ്രതീക്ഷകളിലും അത് അതെന്നെ നിർബന്ധിച്ചു റൊണാൾഡോ യുണൈറ്റഡിന് വേണ്ടി ആദ്യമായി കളി~കളിക്കളത്തിൽ ഇറങ്ങിയത് ബോൾട്ടൻവാട്സൺ എതിരെ നാലെ പൂജ്യത്തിന് യുണൈറ്റഡ് ജയിച്ചു കളിയിൽ അറുപത് ആാം minute ൽ പകരം പകരനായിട്ടാണ് യുണൈറ്റഡിലെ തൻറെ ആദ്യ goal നേടിയത് പോർസ്

ആം തീയതി മെജിസ്ട്വിനോട് തോറ്റ കളിയിൽ ആ season ൽ റൊണാൾഡോ ആകെ ആകെ മൊത്തം പത്തു goal നേടി രണ്ടായിരത്തി അഞ്ചിൽ ആരാധ~ആരാധകർ റൊണാൾഡോവിനെ special player of the year ആയി തെരഞ്ഞെടുത്തു. രയിരത്തി പതിനാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് November December മാസങ്ങളി തുടർച്ചയായി രണ്ടു തവണ റൊണാൾഡോ player player of the year month ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ആറു കളികളിൽ നിന്നും ഏഴ് goal കൾ നേടിയാണ് നേടിയാണ് റൊണാൾഡോ ഈ ബഹു

യുണൈറ്റഡ് തൻറെ അമ്പതാമത്തെ goal നേടി അതേ season ൽ തൻറെ യുണൈറ്റഡ് നാല് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ആദ്യത്തെ പ്രീമിയർ കിരീടം നേടി. ടത്തു വെച്ച രണ്ടാം തവണയും കിരീടം നേടി റൊണാൾഡോ special player of the year ആയി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി മാർച്ച് രണ്ടായിരത്തി ഏഴ് സ്പാനിഷ് club ആയ റിയൽമാഡ്രിഡ്റൊ ണാൾഡോയിനെ ബാൻറിയാഗോ റിയൽ ട്രെയിനിന്റെ കളിക്കളം കൊണ്ടുപോകാൻ എൺപത് മില്യൻ വരെ കൊടുക്കാൻ തയ്യാറാക്കുന്ന വാർത്ത പരന്നു പക്ഷേ റൊണാൾഡോ യുണൈറ്റഡ് മായി അഞ്ചു വർഷത്തെ കരാർ ഒപ്പുവച്ചു ആഴ്ചയിൽ നൂറ്റി എന്ന ശമ്പളം തുകയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ ഒരു കളിക്കാരനാണ് ലഭിച്ച ഏറ്റവും കൂടുതൽ ശമ്പളം മാണിത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കണ്ടത് കരാറുകളുമായി ചാമ്പ്യൻ ലീഗ് കിരീടം നേടി നേടിയ season ലെ season ആണിത് മോസ്കോവിൽ വച്ച് നടന്ന final ലിൽ ചെൽസിക്കെതിരെ goal നേടും നേടാനും ക്രിസ്റ്റ്യാനോയിക്കായി ആ season ലെ top score ആവാനും അദ്ദേഹവുമായി final ലിൽ

യുണൈറ്റഡ് ജയിച്ചു ആ season ലെ തൻറെ english premier league ഉം ക്രിസ്റ്റായാ നൊ നേടിയ അതുവരെയുള്ള season കളെ ക്രിസ്റ്റ്യാനോയുടെ മികച്ച വർഷമായി രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപത് ജാലകത്തിലാണ് റൊണാൾഡോ റെയർ മാൻ റൺ ലേക്ക് ചേർക്കുന്നത് അന്നത്തെ ഏറ്റവും ഉയർന്നവിലക്കായിരുന്നു ഈ

തടിച്ചുകൂടി ഇതൊരു ലോക ലോക റെക്കോർഡ് ആണ് club ഇതിഹാസമായ ആൽഫ്രഡോഇകബി സെൻറർഫോണായാണ് ക്രിസ്റ്റ്യാനോയിക്ക് jersey കൊടുത്തത് club ലേക്ക് സ്വാഗതം ചെയ്തത്. റെയിനിനായിക്രിസ്റ്റ്യാനോ അരങ്ങേറ്റം കുറിച്ചത് ഇപ്പോ ടിലാഗോ കുരണ്യ യിക്കെതിരെയാണ് ആ മത്സരത്തിൽ തന്നെ ക്രിസ്റ്റ്യാനോ തന്റെ ആദ്യ goal നേടുകയും ചെയ്തു സുരച്ചിന് എതിരെയായ മത്സരങ്ങ മത്സരത്തിന് രണ്ടു അതിമനോഹരമായ freak കളോട് റെയലിനായി ചാമ്പ്യൻ ലീഗ് ലീഗും ക്രിസ്ത്യാനോ score ചെയ്തു തുടങ്ങി. പിന്നീട് ക്രിസ്റ്റ്യാനോ പരിക്കുകൾ വലച്ചു അതുകൊണ്ടുതന്നെ ആദ്യ season ൽ കിരീടങ്ങൾ ഒന്നും കിരീടങ്ങൾ ഒന്നും നേടാൻ ക്രിസ്റ്റ്യാനോക്ക് കഴിഞ്ഞില്ല എന്നാ എന്നാൽ തൻറെ ആദ്യ season ലെ തൻറെമുപ്പത് goal മുപ്പത്തി മൂന്ന് goal കൾ നേടാൻ ക്രിസ്റ്റ്യാനോയ്ക്ക് ആയി മാലാഖയ്ക്കെതിരെ ഒരു മത്സരത്തിൽ harttick നേടാനും ക്രിസ്റ്റ്യാനോയിക്കായി

hello നന്ദി നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോവുന്നത് ക്രിക്കറ്റിനെ കുറിച്ചാണ് എന്നീ ഇവിടെ ക്രിക്കറ്റ് ഉൽഭവിച്ചു എന്നതിനുള്ള പറ്റി ആർക്കും വ്യക്തമായൊരു സൂചന ഇല്ല ദക്ഷിണാഇംഗ്ലണ്ടിലെ സലൂമ്‌നിടയിലുള്ള പുൽമേടുകളിലുള്ള ക്രിക്കറ്റ് ആദ്യമായി ഉൽപ്പെട്ടത് മധ്യകാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പുൽമേടുകളിൽ ബാലമ്മാർ ആടുകളെ മേയ്ക്കാൻ വന്ന് വരുമായിരുന്നു ഈ ബാലമ്മാരാണ് ആദ്യമായി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയതെന്നാണ് പൊതുവെ വിശേഷിച്ചിരുന്നത് അതിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് മുതിർന്നവരും കളിച്ചു തുടങ്ങി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 ഒര് ഒരുതിരിഞ്ഞത് വന്നിട്ടുള്ളത് ഇവിടെ പന്ത് ലക്ഷ്യത്തിന് അനുസ എത്തിച്ചതിന് മുമ്പേ bats man പന്ത് അടിച്ചു് തെറിപ്പിക്കുന്നു മേച്ചിൻപുറങ്ങളിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ സമയങ്ങളിൽ പന്തിനായി ഉപയോഗിച്ചത് ചെറിയ തൈകഷ്ണമോ കല്ലോ കമ്പിളിയോ ആയി ആയിരിക്കണം bat നായി ഉപയോഗിച്ചത് ആടുകളെ തൈക്കാനുള്ള വടിയോ ദണ്ഡായി കൃതിയുള്ള മറ്റു കാർഷിക ഉപകരണങ്ങളോ ആയിയായതായിരുന്നു wicket ആയി മരങ്ങളും മരക്കുറ്റികളും വീരപ്പിടിലങ്ങളുമായി ഉപയോഗിച്ചിരുന്നത് ക്രിക്കറ്റ് ആ പേര് ലഭിച്ചത് പിന്നിൽ ധാരാളം വാദം നിലനിൽക്കുന്നു കായിക രംഗത്ത് അറിയപ്പെടുന്ന

എന്ന ഡച്ച് വാക്കിൽ നിന്നുമാകാം ക്രിക്കറ്റ് എന്ന പേര് ലഭിച്ചതെന്നാണ് മറ്റൊരു മതം ഡച്ചിൽ എന്ന ദണ്ഡ് എന്നാണ് അർഥം പുരാതന english ലെ creek crico എന്നീ വാക്കുകളിൽ നിന്നുമാകാം ക്രിക്കറ്റ് എന്ന പേര് വന്നത് ഈ വാക്കുകൾ ബലമുള്ള വടി എന്നാണ് അർഥം മറ്റൊരു സാധ്യത യിൽ നിന്ന് ഡച്ച് പദത്തിൽ നിന്നുമാകാം എന്നാണ് ഈ വാക്കിന്റെ സാരം നീളമുള്ള ഊന്നുവടി എന്നാണ് wicket നായി നീളമുള്ള ഇത്തരം വടികളായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത് സർവകാലയിലെ ഭാഷാ പണ്ഡിതനായ

ക്രിക്കറ്റിൽ നിന്നുപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങളുമായിട്ട് . ക്രിക്കറ്റിനെ പറ്റി പറയ പല തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആധികാരികമായ ഏറ്റവും പഴയ തെളിവ് എന്നുപറയാവുന്നത് ആയിരത്തി അണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോടതിയിൽ വന്ന ഒരു case case ച്ചതാണ്‌ ഈ case ഭൂമിയുടെ ഉടമവകാശത്തെ പറ്റിയുള്ള school ന്റെ വാദമ വാദമായിരുന്നു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

ചെറുപ്പക്കാരെ തന്നെ ആയിരുന്നു ഇത് ഇതേവർഷം തന്നെ പുറത്തിറങ്ങിയ ഒരു വിഞ്ജാനകോശത്തിൽ ക്രിക്കറ്റിനെ ഇങ്ങനെ പ്രതിപാതിച്ചിരിക്കുന്നു ക്രിക്കറ്റ് ആൺ കുട്ടികളുടെ കളിയാണ്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 ഇതിൽ നിന്നും ക്രിക്കറ്റ് മുതിർന്നവരുടെ കൂടെ കളിയാണെന്നും പാരീസ് team ന്റെ എതിർപ്പുകളെയും പറ്റിയുള്ള സൂചന നൽകുന്നു എന്നാലും രാജ്യാന്തര കളികളെയും പറ്റിയും അത്തരം team കളെ കഴിവുകളെ പറ്റിയുള്ള അവലംബങ്ങൾ ത ഒന്നും തന്നെ ലഭ്യമല്ല ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ വന്യമായ വാദ വാതുവെപ്പുകൾ പതിനെട്ടാം നൂറ്റാണ്ട് വരെ തുടർന്നിരുന്നു പൊതുവെ ഉള്ള അഭിപ്രായ പ്രകാരം ഗ്രാമീണ ക്രിക്കറ്റ് പതിനേഴ് നൂറ്റാണ്ട് മദ്യത്തോട് കൂടി വികാസം പ്രാപിച്ചു എന്നാൽ രാജ്യന്തര നിലവാരം അനുസരിക്കാൻ പിന്നെയും സമയം എടുത്തു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം വന്ന പുതിയ പൂരിട്ടൻ സർക്കാർ നിയമപരമായ അനുമതി ഇല്ലാതെ ഇല്ലാത്ത പല assemble കളെയും നിരുത്സാഹപെടുത്തി

താഴെ കിട കിട യിക്കയിലുള്ളവർക്ക് സമ്പത്ത് ദിവസങ്ങളിൽ മാത്രമേ ക്രിക്കറ്റ് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നുള്ളു ഇതുപോലെ ഏർ common wealth കാലത്തു ക്രിക്കറ്റ്ന്റെ വളർച്ചയിൽ കാര്യമായ കോ കോടം സംഭവിച്ചു

ക്രിക്കറ്റ് കളിക്കുന്നതിൽ നിന്നും ഈസ് ഈ school കൾ അന്നത്തെ ഭരണകർത്താക്കൾ വിലക്കി വിലക്കിയിരുന്നു എന്നതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഭരണ കർത്താക്കങ്ങളെ സംബന്ധിച്ചുള്ള സമ്പത്ത് എത്തിക്കരുത് എന്നെ ഉണ്ടായിരുന്നുള്ളു സമൂഹത്തിലെ ഉയർ ഉന്നതരുടെ ഇടയിലുള്ള ക്രിക്കറ്റ് അക്കാലത്തെ ഗ്രാമങ്ങളിലുള്ള ക്രിക്കറ്റുകളിൽ നിന്നും കടം കൊണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇംഗ്ലണ്ടിലെ ഭരണ നേതൃത്വത്തിൽ വന്ന മാറ്റം ക്രിക്കറ്റിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചു ഈ മാറ്റങ്ങൾ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്കൊരു കുതിച്ചു ചാട്ടം തന്നെ സൃഷ്ട്ടിച്ചു ഈ കാലഘട്ടത്തിൽ ആണ് ധാരാളം വാതുവെപ്പുകാർ ക്രിക്കറ്റിലേക്ക് ആകർഷകരാവുന്നത്. ആയിരത്തിഅറുന്നൂറ്റി അറവത്നാലിൽ കവടിയാർ പാർലമെന്റ് ആയിരത്തി അറുന്നൂറ്റി അറവത്നാല് എന്ന ഒരു നിയമം പാസ്സാക്കി ഇത് പ്രകാരം site കളുടെ പരമാവധി വില ആയി നൂറ് ആക്കി ഈ തുക എന്ന് പറയുന്നത് ആ സമയത്തെ ഒരു വലിയ തുക തന്നെ ആയിരുന്നു ഇന്നത്തെ മൂല്യം വച്ചു നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം പന്ത്രണ്ടായിരം ആണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ഭയങ്കരമായ ഒരു കളിയുമാണ് ക്രിക്കറ്റ്. അക്കാലത്തെ ഏർ വാതുവെപ്പുലേയും മറ്റ് കളികളെയും പറ്റി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എഴിൽ പാത വാർത്തകൾ വന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിൽ സ്വാതന്ത്ര്യം വന്നതിന് ശേഷം ക്രിക്കറ്റിനെ പറ്റിയുള്ള ധാരാളം വാർത്തകൾ പത്ര മാധ്യമങ്ങളിൽ വന്നു ആയിരത്തി തൊള്ളയിരത്തി അറുപ തൊണ്ണൂറ്റി ആറിൽ ക്രിക്കറ്റിനെ പറ്റി ആദ്യമായി ഒരു വാർത്ത പ പത്രത്തിൽ വരുന്നത് പത്രങ്ങളിൽ പത്രങ്ങളിൽ ആദ്യമാക്കിയ ക്രിക്കറ്റിനെ വാതുവെപ്പിനെ പറ്റിയുള്ള വാർത്തകളാണ് വന്നിരുന്നെങ്കിലും പറ്റിയുള്ള വാർത്തകൾ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ വാതുവെപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മാധ്യമങ്ങൾ ക്രിക്കറ്റ് എന്ന കളിക്ക് നൽകി പതിനെട്ടാം നൂ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടമായപ്പോൾ പത്രങ്ങളിൽ ക്രിക്കറ്റിനെ ആദ്യ ആധിപരമായി വാർത്തകൾ വരാൻ തുടങ്ങി

വാതുവെപ്പുകൾ തന്നെ പങ്കാളിയെ സംഘടിപ്പിച്ചു പുതിയ team കൾ ഉണ്ടാക്കി ആദ്യമായി ആ team കൾ ഉണ്ടായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനു ശേഷമാണ്. ആദ്യ കാലങ്ങളിൽ തെരുവിൽ ക്രിക്കറ്റ് കളിച്ചു നടന്ന പലരുമാണ് പിന്നീട് പ്രഗത്ഭരായത് ആദ്യമായി രാജ്യങ്ങളുടെ പേരിൽ മത്സരം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതിലാണ് എങ്കിലും ഇതിനു മുമ്പേ തന്നെ ഇത്തരം കളികൾ ആരംഭിച്ചുണ്ടാകാം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 ആയിരത്തി എഴുന്നൂറ്റി ഇരുത്തി അഞ്ച്മുതൽ ഈ രംഗത്ത് സജീവമായിരുന്നു ഒരു കൂട്ടം കച്ചവടക്കാരും ഉന്നതരും ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ക്രിക്കറ്റിനെ പറ്റി ഇത് പത്രങ്ങളിൽ കൂടുതൽ

ഏർ എന്നിവരാണ് മാധ്യമങ്ങളിൽ പേരുവന്ന ആദ്യ കളിക്കാരന്മാർ തോമസ് ഫോർമാ ആണ് പതിനേഴാം നൂറ്റാണ്ടോടു കൂടി തന്നെ ക്രിക്കറ്റിന് വടക്കേ അമേരിക്കൻ കോളനിയിൽ ആണ് പ്രചാരം ലഭിച്ചു ഒരു പക്ഷെ ഇതിനു ശേഷം ആയിരിക്കണം ഇത്തരം ക്രിക്കറ്റിനെ പറ്റി ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് പതിനെട്ടാം നൂറ്റാണ്ടോടു ലോകത്തിന്റെ മാറ്റ് ഭാഗങ്ങളിൽ ക്രിക്കറ്റ് എത്തിത്തുടങ്ങി ക്രിക്കറ്റ് ഒരു english ഉം കോളാ ആണ് എത്തിയത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഇന്ത്യയിൽ ക്രിക്കറ്റ് കൊണ്ട് വന്നത് english east india company ആണ് ഓസ്‌ട്രേലിയയും കോള ഫലമായി ക്രിക്കറ്റ് എത്തിയത് ഇത് ഉദ്ദേശം

എന്നത് പണ്ട് മുതൽ തന്നെ നിലവിൽ ഉണ്ടായിരുന്നു ഏർ ഞാൻ ഇപ്പോ ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് നന്ദി നമസ്ക്കാരം Hello

നല്ല വിശേഷം എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങള് സുഖായിട്ടിരിക്കുന്നു കൊഴപ്പോന്നുല്ലാ

ആ എന്ന നമ്മുക്ക് കുടുംബശ്രീയെ കുറിച്ച് പറഞ്ഞാലോ അയൽക്കൂട്ടം കുടുംബശ്രീ നിങ്ങളെ നാട്ടിൽ അങ്ങനെ കുടുംബശ്രീ അയൽക്കൂട്ടം ഉണ്ടോ

സ്ത്രീ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഈ അയൽക്കൂട്ടം അതില് അങ് അംഗമാണല്ലേ

എത്ര നിങ്ങൾടെ കുടുംബശ്രീ തൊടങ്ങിയിട്ട് ഞങ്ങളെ കുടുംബശ്രീ രണ്ട്‌ മൂ മൂന്ന് കൊല്ലോക്കെ ആയിട്ടിണ്ട് അതെ ല്ലേ കുടുംബശ്രീല് ഒരു അംഗമാണ് ഞങ്ങളെ കുടുംബശ്രീതൊടങ്ങിയിട്ടിപ്പോ ഈ february ക്ക് രണ്ട്‌ വർഷം കഴിഞ്ഞു

നിങ്ങൾക്ക് കുടുംബശ്രീ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ടായിട്ടുണ്ട്? കുടുംബശ്രീ അയൽക്കൂട്ട ഞാ അയൽക്കൂട്ടത്തിലാണ് ഞാന് ഒര് അംഗമായിട്ടുള്ളത്. അയൽക്കൂട്ടത്തില് എങ്ങനെ വെച്ചാല് നമ്മുക്ക് വളരെയധികം ഹും ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞമ്മക്കൊരു loan എടുക്കണെങ്കിലോ ഒരു paisa ക്ക് ബുദ്ധിമുട്ടുള്ള time ല് ഏത് നേരം വേണമെങ്കിലും നമ്മുക്ക് loan എടുക്കാം പിന്നെ ഞമ്മൾ അടച്ചു കൊടുത്തതിൽനിന്നും വായിപ്പയായിട്ട് ഞമ്മുക്ക് എടുക്കാം അപ്പൊ അതൊക്കെ ഞമ്മൾക്ക് വളരെയധികം ഒരു പ്രയോജനം തന്നെയാണ്. കാരണം ഞമ്മളടുത്ത് എപ്പോഴെങ്കി paisa ഇണ്ടാവണ്ട സമയത്ത് ഞമ്മള് അടച്ചു കൊടുത്താല് ഒരു ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ cash കിട്ടുമ്പോ ഞമ്മുക്ക് അതൊരു വെല്യ പ്ര പ്രയോജനം തന്നെയാണ്. അതെ തീർച്ചയായിട്ടും കുടുംബശ്രീ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഇണ്ടായിട്ടുണ്ട് ല്ലേ

ഞങ്ങളെ നാട്ടിലും അങ്ങനെ കുടുംബശ്രീ ഇണ്ട് എനിക്കും കുടുംബശ്രീ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങള് ഒരു എ എത്ര ദിവസം കൂടുമ്പോഴാണ് കുടുംബശ്രീ കൂടാറുള്ളത്. ഞങ്ങള് ചെലെ സമയത്ത് ഒരു ആഴ്ചക്ക് ആഴ്ച്ചക്കായിട്ട് കൂടും. പിന്നെപ്പോ എന്തിന് ഞമ്മള് special ഇപ്പോ ഈ നോമ്പ് കാലത്തൊക്കെ നോമ്പ് ഒക്കെ ആയതുകൊണ്ട് നോമ്പിനൊന്നും ചേർന്ന കൂടിയിട്ട് പോലു ഇല്ല. ഇനിയിപ്പോ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്‍ ട്ടുള്ളു കുടുംബശ്രീ കൂടുക. ഞങ്ങള് എല്ലാ ബുധനാഴ്ചയാണ് ഞങ്ങള് കുടുംബശ്രീ കൂടാറുള്ളത്. എല്ലാ ആഴ്ചയും ഞങ്ങള് കൂടും ഒരു ആഴ്ചയും ഞങ്ങള് മൊടക്കാറില്ല അത്രയും അത്യാവശ്യ ഘട്ടങ്ങളില് ഇപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങള് ഒരു പ്രാവശ്യം കുടുംബശ്രീ ഇല്ലാതാക്കിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഈ നോമ്പും പെരുന്നാളും

നോമ്പിനൊക്കെ എല്ലാ ആഴ്ചയും കൂടിയിട്ടുണ്ട്. നോമ്പ് ആയത് കൊണ്ട് ഞങ്ങള് കുടുംബശ്രീ കൂടാതിരുന്നിട്ടൊന്നുല്ല നിങ്ങളെ കുടുംബശ്രീൽ എത്ര അംഗങ്ങളുണ്ട്?

അതെ തീർച്ചയായിട്ടും നമുക്കൊന്ന് പൊറത്തിറങ്ങി നമ്മൾ അധികം പുറത്തൊന്നും ഇറങ്ങാത്ത ആൾക്കാരാണ് നമ്മുക്ക് നമ്മുടെ എന്താ അയൽവാസികളും കൂട്ട് ഹും കുടുംബങ്ങളും അങ്ങനെ അടുത്തിള്ള ഏറ്റവും അടുത്തുള്ള ആൾക്കാർ തന്നെ ഉള്ളു കുടുംബശ്രീയില് അധികം നിങ്ങളെ കുടുംബശ്രീയില് എല്ലാവരും കൃത്യായിട്ട് paisa യൊക്കെ അടക്കാറില്ലേ തീർച്ചയായിട്ടും paisa വെച്ച അതാത് എടുത്താലൊക്കെ പെട്ടന്ന് ഇപ്പോ പ്രേത്യേകിച് ഈ loan ഒക്കെ എടുത്താല് മാസം മാസം തെറ്റാതെ ഞങ്ങള് അങ്ങനെ ഒരുമിച്ച് അടച്ച് പോവും

അതെ ഞങ്ങള് loan ന് pass ആയിട്ടിണ്ടായിരുന്നു നാല് ലക്ഷാണ് pass ആയത്. ഞങ്ങളെ കുടുംബശ്രീല് മൊത്തം പതിനെട്ട് ആൾക്കാരാണ്. അപ്പൊ ആ loan pass ആവാതെ ഇരുന്നപ്പോൾ എല്ലാവരും വേണം loan വേണം വേണം loan കിട്ടിയില്ലേ pass ആയില്ലേ ചോദിച്ചിരുന്നു. പിന്നെ pass ആയപ്പോ ആർക്കു ആർക്കു വേണ്ട. അപ്പോ പിന്നെ ഞങ്ങള് loan എടുക്കിണില്ലാന്ന് വിജാരിച്ചു അപ്പോ പിന്നെ ഇപ്പോ വായ്പ്പ നമ്മൾ അടക്കുന്നുണ്ടല്ലോ അതിൽനിന്നാണ് ഏർ ഇപ്പൊ അത് സമ്പാദ്യമായിട്ട് എടുക്കാ ഞമ്മള് അടക്കുന്നതിന്ന് കൊറചിച്ചെ കൊറചിച്ചെ അയ്യായിരായിട്ടും പതിനായിരായിട്ടും അങ്ങനെ എടുക്കുണിണ്ട് അത്യാവശ്യുള്ളോർ loan pass ആയത് വേണ്ടാന്ന് വെച്ചു നിങ്ങള് എത്ര loan എടുത്തിട്ടുണ്ട് നിങ്ങളെ അയൽക്കൂട്ടത്തിൽനിന്ന്? ഞങ്ങളൊരു നാല് loan ഒക്കെ എടുത്തിട്ടുണ്ട്. രണ്ട്‌ bank ഉകളിലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒന്നില് ഞങ്ങള് പണങ്ങള് ഞങ്ങളെ പണം നിശ്ചേപിക്കുന്ന bank ൽത്തന്നെ യാണ്. പിന്നെ ഒരു ബെ വേറെ bank ന്ന്‌ ഞങ്ങളെടുത്തിട്ടുണ്ട്. അതില് ആഹ് ഏർ അയൽക്കൂട്ടാ ത്തിന്റേതിലായിട്ടത് അവര് loan തരാന്ന് പറഞ് അവരെന്നെ ഇങ്ങട്ട് പറഞ്‍ എങ്ങാണ്ട് അപ്പോ ഞങ്ങക്ക് വേണം എന്ന് പറഞ്‍ എങ്ങാണ്ട് അങ്ങനെ പലർക്കും പല ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ന് ഏർ നികത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും ഈ കുടുംബരഷ് കുടുംബശ്രീ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മളെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ നടന്നുപോകുന്നുണ്ട്. മറ്റൊരാള് നമ്മുക്ക് ഒരു ഇത് ചോദിക്കണ്ടൊരു ആവശ്യം വരുന്നില്ല നമ്മള് കുടുംബശ്രീ ആഴ്ചക്ക് കൂടുമ്പോ നമ്മക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊരു paisa വേണം തോന്ന്യാൽ നമ്മുക്ക് അതിന്ന് വായ്പ്പ എടുക്കാം

കാരണം എന്തെന്ന് വെച്ചാ ഞമ്മളെന്തേലും ബുദ്ധിമുട്ട് കാരണം ഞമ്മുക്ക് ചെലപ്പോഴ് എവിടെയും പോയി ചോയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയിരിക്കും അപ്പൊ ഇങ്ങനൊരു അയൽക്കൂട്ടോ അല്ലേൽ കുടുംബശ്രീ ഒക്കെ ഇണ്ടെങ്കില് അവിടെ നമ്മുക്ക് ആ അയില് പറഞ്ഞാല് ഞമ്മക്ക് ഞമ്മള് അടച്ച്‌ കൊടുത്തതോ ഇനി അയിലപ്പറം വേണമെങ്കിലും നമ്മുക്ക് paisa കിട്ടും എല്ലാരും ഒരുമിച്ച് സഹകരിച്ചാല് അയൽക്കൂട്ടം കുടുമശ്രീയും കൊണ്ട് പോകാൻ വളരെയധികം ഒരു ഗുണകരമാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായിട്ടും കുടുംബശ്രീ എന്ന് വെച്ചാല് നിങ്ങളെ നാട്ടില് എത്ര കുടുംബശ്രീ ഇണ്ട് നിങ്ങക്ക് എത്ര കുടുംബശ്ര unit ഉകളുണ്ട് ന്ന്‌ അവിടെ ഒരു ആറെണ്ണം ഒക്കെ ഉണ്ടായിരിക്കും.

ഞങ്ങളെ നാട്ടില് ഇതേമായിരി ഒരുപാട് കുടുംബശ്രീയുണ്ട്. ഏർ രണ്ട്‌ മൂന്ന് കുടുംബശ്രീ നിർത്തി വെച്ചിട്ടുണ്ട് കാരണം എല്ലാവരും കൃത്യസമയത്ത് വരില്ല. കൃത്യസമയത്ത് paisa അടക്കാഞ്ഞിട്ട് അങ്ങനെ ഏർ രണ്ട്‌ മൂന്ന് കുടുംബശ്രീ നിർത്തിണ്ട്‌ പിന്നേ ഇരുപത്തഞ്ച് വർഷം പഴക്കുള്ള കുടുംബശ്രീ ഇണ്ട് പത്ത് വർഷായ കുടുംബശ്രീ ഇണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവർ എത്രത്തോളം മുന്നോട്ട് കൊണ്ടോവാൻ പറ്റുന്നോ അത്രത്തോളം കൊണ്ടോവാൻ പറ്റുന്നവരും ഉണ്ട് കുടുംബശ്രീ കൊണ്ട് ആ അത് എല്ലാവരു ഒരുമിച്ച് നിന്നാലല്ലേ അതിന്റേതായിട്ട് അത് മുന്നോട്ട് പോകുള്ളൂ ഒരുപാട് കുടുംബശ്രീ നടത്തിയിട്ട് മുഴുവനാക്കാതെ പകുതി വഴിയിലിട്ട് ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്.

എന്തൊരു ആവശ്യത്തിനും ഞമ്മുക്കത് വളരെയധികം പ്രയോജനം തന്നെയാണ്. അതെ തീർച്ചയായിട്ടും കുടുംബശ്രീ നിങ്ങള് തുടങ്ങിയിട്ടിപ്പോ രണ്ട്‌ വർഷായിനല്ലേ മൂന്ന് വര്ഷല്ലേ ആ മൂന്ന് വർഷോക്കെ ആയിട്ടിണ്ടായിരിക്കും ആ ഞങ്ങളതും അതെ കുടുംബശ്രീ ഇപ്പോ തുടങ്ങിയിട്ട് രണ്ട്‌ വർഷം കഴിഞ്ഞു നിങ്ങള് അതിൽ നിശ്ചേപിക്കുന്ന തുക എത്രയായിരുന്നു എത്ര ഒക്കെയാണ് ഞങ്ങള് എല്ലാ ആഴ്ചയിലും അമ്പത് രൂപ വീതം വെച്ചാണ് അടക്കുന്നത് കുടുംബശ്രീയില്. നിങ്ങളോ?

പിന്ന അത് അമ്പത് രൂപ ആക്കി. അതുകൊണ്ട് ഇപ്പോ ഒരു പത്ത്‌ പതിനായിരം രൂപയൊക്കെ അവര് പതിനായിരത്തിന്റെ മേലെയൊക്കെ ആയിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്.

അത് ദരിദ്ര കളും സഹായത്തിനുമില്ലാത്തവര് അങ്ങനെയുള്ള കൊറേ പേരിണ്ട് അവർക്കൊക്കെ അത് കൊണ്ടൊരു ഒരുപാട് ഇതായിട്ടുണ്ട്. കേരളത്തില് നായനാർ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടുംബശ്രീ സർക്കാരിന്റെ budget വിഹിതവും സ്വർണജയന്തിയും അങ്ങനെ ഒരുപാട് ഇതിള്ളതാണ് രാജ്യത്തെ ആദ്യമായി ആരംഭിച്ച പദ്ധതി ആയതിനാല് VK നായരുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കേരള സർക്കാർ പദ്ധതി ഉദ്ഘാടനത്തിന് പ്രധാന മന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് may പതിനേഴിന് അന്നത്തെ പ്രധാന മന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്‌പേയിയാണ് മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതിയുടെ ഔദ്യോഗിക ഉത്ഘാടനം നിർവഹിച്ചത്.

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് april ഒന്നിന് കുടുംബശ്രീ സമസ്ഥാന ദാരിദ്ര നിർമാർജന mission പ്രവർത്തനമാരംഭിച്ചു. തീർച്ചയായും പിന്നെ ഈ കുടുംബശ്രീ അയൽക്കൂട്ടം കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഏർ ഈ സ്ത്രീകളൊക്കെ വീടുകളിൽ അടച്ചിട്ട് അവർക്ക് അവരുടെ ജോലി മാത്രം ചെയ്‌ത് ഇങ്ങനെ ഇരിക്ക് ഇരിക്കുകയാണ്. ഇതിപ്പോ ഈ കുടുംബശ്രീ അയൽക്കൂട്ടം കൊണ്ട് നമ്മുക്ക് സമ്പാദിക്കുകയും ചെയ്യാം ഏർ പ്രത്യേകിച്ച് ഞമ്മുക്ക് അതില് പല ജോലികളും എടുക്കാം ഈ തൊഴിലുറപ്പ് പദ്ധതിതില് പ പങ്കാളിയാകാം. പിന്നെ പോരാത്തെ ഈ അച്ചാര് ഇട്ട് കൊടുക്കുക അങ്ങനെ വേണങ്കിലും ഞമ്മുക്ക് ഇനി ഇപ്പോവല്ല ഏർ hotel ഉകളോ ഒക്കെ തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനെ ഒക്കെ എല്ലാ പല കാര്യത്തിനും ഈ അയൽക്കൂട്ടം കൊണ്ടും ഉം വളരെയധികം പ്രയോജനം തന്നെയാണ്.